ഹലോ നമസ്കാരം. ജയ കൃഷ്ണൻ അല്ലെ?. നമസ്കാരം നമസ്കാരം. അതെ നമസ്കാരം പറയ്. ആ പറയ് പറയ് നമസ്കാരം മനസ്സിലായി. എന്താ സുഖം ഇങ്ങനെ പോണു അവിടെ? ആ രാജേഷ് ആണെ. എന്തുണ്ട് വിശേഷം?

അതെയോ ആ ആ ഓക്കെ ആ.

ഡോക്യുമേന്ടോആ.

അപ്പോ ഈ ഒരു അവസ്ഥയിൽ ഈ പിന്നെ എന്താണ് നമ്മുടെ എട്ടിഎം കാർഡ് പോലെ അല്ലെങ്കിൽ ഏഹ് പാൻ കാർഡ് പോലെ ആക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാനത് ആപ്ലിക്കേഷൻ കൊടുത്തു. അതിലേക്ക് മാറ്റി അതിലേക്ക് മാറ്റി വന്നപ്പോ അടുത്ത എന്താ സംഭവം അഡ്രസ്സ് വ്യത്യാസം.

ഉം ഉം അല്ല ഞാ ഞാൻ ഞാൻ അതാണ് ഞാൻ നേരത്തെ അതാണ് പറഞ്ഞെ അവിടെ ഇത് ഫീഡ്യ്യാൻ ഇരിക്കുന്ന ഏഹ് ആളുകളുണ്ടല്ലോ ജീവനക്കാർ അല്ലെങ്കി സ്റ്റാഫുകളുണ്ടലോ അവ അവരുടെ ഭാഗത്തുന്നുള്ള ഒരു മറ്റേ എന്താ പറയാ ഏഹ് റെസ് റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഹാൻഡിലിംഗ് ആണ് ഈ ഈ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാവുന്നത്.

ആ അതെ കാര്യം ഇതിപ്പോ കേന്ദ്രസർക്കാർ ഇറക്കുന്ന ഒരു സംവിധാനമാണ് ആളുകൾക്ക് എല്ലാവർക്കും മസ്റ്റായിട്ട് ഉപയോഗിക്കേണ്ട ഒരു സാധനമായിട്ട് വരുന്നു. ഇനിയിപ്പോ അത് മാൻഡ്രേറ്ററി ആയിട്ട് എല്ലാ സംവിധാനവും അതിലൂടെ ലിങ്കിയ പെട്ട് വരുന്നുണ്ട്. ഉം അപ്പോ ആ ഒരു അവസ്ഥയിൽ ഇത്തരം തെറ്റ് ഇപ്പഴും ആവർത്തിച്ചു കൊണ്ടിരികയാണ്. കാര്യം ഒരു ഏഹ് നമ്മൾ കൊടുക്കുന്ന ഒരു ഡോക്യുമെന്റ് അത് കൃത്യമായി ഉള്ള ഡേറ്റാസ് ആയിരിക്കും നമ്മള്‍ കൊടുക്കുന്നത്. പക്ഷെ അവര് അത് കൃത്യമായി അതിനകത്ത് ഏഹ് പിന്നെ എൻട്രിയിതിട്ട് അത് വെരിഫയ്യ്യാൻ ഒരു സംവിധാനം ഇല്ലാത്തതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നം.

ആ ഈ കാരണം ഇപ്പോ അവര് പത്തുവർഷത്തിലൊരിക്കൽ പുതുക്കാന്ന് പറയുമ്പോ അത് കൃത്യമായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കി തന്നെ എത്ര ഇപ്പോ നൂർ നൂർ പേരാണ് നൂർ പേർക്കാണ് ആധാർ കാർഡ് ഇല്ലെങ്കി ആ നൂർ പേര് കൃത്യമായിട്ട് ഇൻഫോം ചെയ്യാനുള്ള ബാധ്യത അവർക്ക് ഉണ്ട്. കാരണം ഈ നൂർ പേരുടെ അഡ്രസ്സും ഫോൺ നമ്പറും ഡീറ്റയിലും അവരുടെ കയ്യിൽ ഉണ്ട്. ഇല്ലേ? പക്ഷേ ഈ ഈ സാനം ആളുകൾ ഈ ആധാർ ഏഹ് ഉപഭോക്താക്കളുടെ കയ്യിൽ കിട്ടുന്നില്ല. ഇങ്ങനെ ഒരു സംഭവം പത്ത് വർഷത്തിലൊരിക്കൽ പുതുക്കണം എന്നുള്ള ആ ഒരു അറിയിപ്പ് എത്തുന്നില്ല.

ആ പിന്നെ പിന്നെ ഇപ്പോ ആ ഇപ്പോ വേറെയൊരു സംഭവമുണ്ട് കാര്യം എന്ത് വെച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ അപ്ഡേറ്റ് യ്യാനുള്ള ഒരു സംവിധാനം ഓൺലൈനില് അവര് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഏഹ്.

അത് മറ്റേ അവരുടെ ആപ്പിലാണ്. അതെ ഞാൻ അതിൽ നോക്കിയിരുന്നു ഞാൻ നോക്കി. കാരണം ഞാൻ ഫസ്റ്റ് ഞാൻ എന്താ സംഭവം ഞാൻ അതിലാണ് നോക്കിയത്. പക്ഷെ ഈ ആ ഈ സാനത്തിന്റെ ആ ആപ്പിന്റെ പ്രശ്നം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മള് ആ അപ്ഡേഷൻ കൊടുത്തുകഴിഞ്ഞ ഈ സാനം സ്റ്റക്ക് ആവും. ഞാൻ എന്നിട്ട് ആദ്യം എന്റെ ഫോണിന്റെ കമ്പ്ലൈന്റ് ആന്ന് പറഞ്ഞിട്ട് ഞാൻ പോ വേനമ്മളൊരു ഫ്രണ്ട്ന്റെ ഫോണിൽ ഞാൻ നോക്കി. സംഭവം സ്റ്റക്ക് ആവും പിന്നെ നമ്മൾ വീണ്ടും ബാക്ക് അടിക്കണം. പിന്നെ പിന്നെ അതില് വരുന്ന നോട്ടിഫിക്കേഷൻ അടുത്തുള്ള ആധാർ കേന്ദ്രവുമായി ബന്ധപ്പെടുക.

ആ ആ അതായത് ഐ തിങ്ക് ഏഹ് ഏഹ് ഈ അടുത്ത് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തോണ്ടാവാം ടെക്നക്കലി ഉള്ള ഇപ്പൊ ഇഷ്യൂസ് ആവാതെ. ഞാനിപ്പോ രണ്ടാമത് വന്ന ആ തിരുത്ത് അങ്ങനെ സ്വന്തമായിട്ട് കേറി ഒന്ന് നോക്കാംന്ന് വിചാരിച്ചതാ. കാര്യം ഇവരുതൊക്കെ കൊടുത്ത് കൊടുത്ത് എപ്പോഴും തിരുത്തേണ്ട ഒരു അവസ്ഥ വന്നുകൊണ്ടിരിക്കുന്നോണ്ട്. എന്തായാലും ഞാൻ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് അപ്ഡേറ്റ് യ്യാന്ന് വിചാരിച്ചതാ. അപ്പൊ അവിടെ ഇങ്ങനെയൊരു പ്രശ്നമുണ്ടോ?

പോയി ഞാൻ അവസാനം ആധാർ കേന്ദ്രത്തിക്ക് കാരണം നിവർത്തിയില്ല. എനിക്കാണെങ്കി നോട്ട്‌ ക്ലിയർ*അല്ല ഇവരിത്രേം ഫെസിലിറ്റീസ് ഒക്കെ ചെയുമ്പോ നോട്ട്‌ ക്ലിയർ* വരട്ടിട്ടുണ്ട്. ആ ആ ആപ്പിത്തെ ആ ആപ്പിലുളൊരു ഏഹ് അവസ്ഥയാണ് ഞാൻ പറയ്ണ് ഇപ്പോ. അപ്പളും ആ ആ ആ.

ഇത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഏഹ് ആളുകൾക്ക് ഇത്രയും കാർഡുകൾ എല്ലാവർക്കും എത്തിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഇതിന്റെ ആവശ്യം വരുന്നത് ഏതെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടങ്ങളിലായിരിക്കും നമ്മളിത് കയ്യില് എടുക്ക അല്ലെ? ആ സമയത്താണ് ഈ തിരുത്ത് വരുന്നത് ഇതുകൊണ്ട് ഓട്ടം ഓട്ടമായി കാര്യം ഇന്ന് ചെയ്യേണ്ട കാര്യത്തിന് വേണ്ടിയിട്ട് ഈയൊരു പ്രശ്നം കാരണം നമുക്ക് ഒരാഴ്ചയോ ചിലപ്പോ പത്ത് ദിവസം വരെയോ നമുക്ക് കാലതാമസം വരും. അപ്പോഴത്തേക്കും എന്താ നമ്മുടെ ആ ആവശ്യം കഴിഞ്ഞിരിക്കും. അതെ അതെ അതെ അതെ അതെ അതെ.

കഴിഞ്ഞിരിക്കും. സത്യമാണ് അത് സത്യമാണ്. സത്യം സത്യം സത്യമാണത്. ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് വരുന്നേ. അപ്പോൾ ഇത് എത്രത്തോളം ഇനിയും ഏഹ് ഇത്രയും സാങ്കേതിക സംവിധാനങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോഴും ഏഹ് എന്ത് സാങ്കേതിക സംവിധാനം. ആ. അല്ല സാങ്കേ, സാങ്കേതിക സംവിധാനങ്ങൾ ഇണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യ ഏഹ് ഉണ്ട് എന്ന് പറയുമ്പോ തന്നെ ഏഹ് മിക്കവറ്റ സാങ്കേതിക സിസ്റ്റത്തിലേയ്ക്ക് എന്താ പറയാ കാലു വെച്ചിട്ടില്ല. ഇപ്പളും മറ്റേ എന്താ പറയാ മറ്റേ ഒരു രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആർ രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തെ സോഫ്റ്റ്വെയർ വെച്ചിട്ട് ചെയാവുന്നെ ഇവര് ഈ സാനം ഹാൻഡിൽ ചെയ്ണ്. അതുകൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള ഈ അവരുടെ ആപ്പില് തന്നെ ഇത്രേം മിസ്സിംഗ് വരില്ല.

അപ്പോ അഹ് ലേറ്റസ്റ്റ് മോഡൽ ഒരു ആപ്പ് ആണെങ്കി അങ്ങെനെ ഇഷ്യൂസ് ടെക്നിക്കലി ഇഷ്യൂസ് വരാൻ ചാൻസ് വളരെ ദുര്‍ല്ലഭമാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തില്.

പിന്നെ അത് മാത്രമല്ല എത്ര സാങ്കേതിക സംവിധാനം വളർന്നാലും അത് ഹാൻഡിൽയ്യാൻ ഏഹ് നമ്മള് മാനുവൽ അല്ലേ ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ. എത്ര നോട്ട്‌ ക്ലിയർ ഈ സംവിധാനം ഉണ്ടായിരുന്നാലും അതിന്റെയൊക്കെ ഒരു കീ പോയിന്റ് ആയിട്ട് ഒരു ആൾ ഇരുന്ന് ചെയ്താൽ മാത്രമല്ലേ കാര്യങ്ങൾ നടക്കതോള്ളൂ. അപ്പോ അവിടെ ആ പറയുന്ന ആള് നേരത്തെ പറഞ്ഞ ഇതുതന്നെയാണ്. അതിന്റെ സ്റ്റാഫുകൾ ജീവനക്കാർ അത് കൃത്യമായി കാര്യം ചെയ്താൽ മാത്രമേ ഇത് ക്ലിയർ ആയിട്ട് പോവുത്തുള്ളൂ. അല്ലെങ്കിൽ ഇതൊരാൾ ടൈപ്പ് യ്ത് വിട്ടു അടുത്തത് വെരിഫൈ ചെയ്യാൻ മറ്റൊരാൾ വേണം. അല്ലെ?.

അതെ അതെ അതെ. ഇത് ടൈപ്പ് യ്യലും വെരിഫൈ യ്യലും ഒക്കെ ഒരൊറ്റ ആളുള്ളൂ. അപ്പോ ഇത് ടൈപ്പ്യ്താൾക്ക് അറിയാലോ ഞാൻ മിസ്റ്റേക്ക് ഒന്നും ഇണ്ടാവില്ല എന്നിട്ട് നോട്ട്‌ ക്ലിയർ ആ ആ ആളെന്ത് ചെയ്യും ഈ സാനം അങ്ങ് വെരിഫൈ ചെയ്തു വിടും. ചെയ്ത് ഒരറ്റ വിടൽ വിടും. ഇത് ചെക്ക്യിണില്ല. അതെ അതെ ആ അത് ആ അതാ പ്രശ്നം വരുന്നേ. ആ തിരുത്താൻ ഒരിടത്ത് മാറില്ലെങ്കിൽ ഒരു കാര്യം നേരെ പോവില്ല എന്നുള്ളതാണ്.അല്ലെ? അല്ല ഏത് കാര്യോം അത് നമ്മളിപ്പോ ഈ ആധാറ് എന്നുള്ളതല്ല ഏത് കാര്യമെടുത്താലും നമുക്ക് തിരുത്താൻ ഒരാൾ നമ്മളെ അടുത്ത് വേണം. നീ ചെയ്യുന്നത് ശരിയല്ല നീ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയാൻ ഒരാൾ ഇല്ലെങ്കി നമ്മൾ ചെയ്യുന്ന എല്ലാം ശരിയാ. നേരെ പോവില്ല നേരെ പോവില്ല. അതെ അതെ അതെ.

അപ്പോ അങ്ങനെ പോവുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ പോലെ ആധാറിന്റെ കാര്യത്തിലായാലും നമ്മൾ ഈ ടൈപ്പ് ചെയ്തു വെച്ചിട്ട് അയാൾ തന്നെ വെരിഫൈ ചെയ്ത് അയാൾ തന്നെ അപ്ലോഡ് ചെയ്ത് അയാൾ തന്നെ സബ്മിറ്റ് സബ്മിറ്റാക്കി വിടുമ്പോ ഏഹ് അത് ശരിയാണ് അയാളുടെ കാഴ്ചയിൽ അത് ശരിയാണ്. മറ്റൊരാള് നോക്കിയാൽ ഇതിനകത്ത് ആ.

ലോ ക്വാളിറ്റിയിക്കും പിന്നെ ആ സ്ഥലത്ത് വെളിച്ചം കാണത്തില്ല എവിടെയാണോ അവര് സെറ്റ് യിതേക്കുന്നെ അവിടെ പിടിച്ച് ഇരുതീട്ട് അങ്ങ് എടുക്കാണലോ? അതെ അതെ അതെ അതെ അതായത് ഈ ആധാർ എന്നുള്ള സാനത്തിന്റ ഇംപോർട്ടൻസ് എത്രത്തോളം ഇംപോർട്ടൻസ് ഉള്ളൊരു സാധനത്തിന് ഏഹ് ആ ആ ഡോക്യുമെന്റ് എടുക്കാൻ എടുക്കാൻ പറ്റിണ ആളുകൾക്ക് ഇവര് അതിന്റെ ആ ആ ഒരു ഇംപോർട്ടൻസ് കൊടുക്കുന്നില്ലേ? ഇത് ചിയണോ ആളുകള്? ചുരുക്കി പറഞ്ഞ ഒരു തിരിച്ചറിയൽ രേഖയായിട്ട് കാണേണ്ട സാധനം തിരിച്ചറിയ പെടാത്ത ഒരു രേഖയായി മാറുന്നു. അതെ അതെ അതെ അതെ ഒരു ഒരു പക്ഷെ എനിക്ക് ഒരുപക്ഷേ എനിക്ക് തോന്നുന്നത് പഴേ വോട്ടർ ഐഡി *നോട്ട്‌ ക്ലിയർ*.

അതെ അതെ അതെ അതെ ഒരു ഒരു പക്ഷെ എനിക്ക് ഒരുപക്ഷേ എനിക്ക് തോന്നുന്നത് പഴേ വോട്ടർ ഐഡി *നോട്ട്‌ ക്ലിയർ*. പഴേ പഴേ വോട്ടർ ഐഡി ഏരുന്നു നല്ലത് ഇതിലും ഈ സാധനത്തിനെക്കാട്ടിലും നല്ലത്. അതായിരുന്നു നമ്മൾ ഇത്തരത്തിലുള്ള ഒരു കുറ്റം പറഞ്ഞിരുന്നത് പണ്ട്. പിന്നെ തിരിച്ചറിയൽ കാർഡ് ആണെങ്കിലും തിരിച്ചറിയാൻ പറ്റാത്ത കാർഡ് ആണെന്ന്. ഇപ്പോ ഇത് ഇത് വെച്ച് നോക്കുമ്പോ അതൊക്കെ എത്രെയോ ഭേദാണ്. ആ അതില് അത്രേം വലിയ മിസ്റ്റേക്ക്കുക്കൾ വന്നിട്ടില്ല. ഫോട്ടോയുടെ പ്രശ്നം മാത്രമേ നമ്മുക്ക് അതിനകത്ത് കാര്യമായിട്ട് പറയാൻ ഒള്ളു. അതിൽ ഫോട്ടോ എങ്ങനെയൊക്കെയോ ഇരിക്ക. അതല്ലാതെ ഇരുന്നിട്ട് ആ അല്ലാതെ ഡേറ്റ് ഓഫ് ബർത്ത് ലോ അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത അഡ്രസ്സിൽ പേരിലോ ഫോൺ നമ്പറിലോ ഒന്നും അത് ആ തിരിച്ചറിയൽ കാർഡില് ചെറിയ മിസ്റ്റേക്ക് വന്നതായിട്ട് എന്റെ അറിവിൽ ഇല്ല. അല്ല ഇത് ഒരു അങ്ങനെ അത് വളരെ കോ വന്നിട്ട് ഉണ്ടവാം എന്നാൽ അത് സ്വാഭാവികമായിട്ടുള്ള മിസ്റ്റേക്ക് ആയിരിക്കും. അപൂർവമായിട്ട് ചില കാർഡുകൾക്ക് വന്നിട്ടുണ്ടാവായിരിക്കും. ആ.

അല്ല അതുപിന്നെ വന്നിട്ട് ഒരു ഒരു ആയിരം ആ ആളുകളുടെ ഇടയില്‍ ചെറിയ മിസ്റ്റേക്ക് വന്ന അത് അത്ര വലിയ ഇഷ്യൂ അല്ലലോ? പക്ഷെ ഇത് നേരെ തിരിച്ചാണ്. ആയിരം പേരുടെ ഇഷ്യൂ ആണ്.

അതെ അതെ അതേ അതെ ഇത് പൂ ഇത് ഇത് അതെ. ഇത് കൂടുതൽ ഇതുതന്നെയാണ് ഏത് ഏതൊരു ആവശ്യത്തിന് എടുത്താലും ആളുകളെ എടുത്തു നോക്കൂ ഇപ്പഴ് ആ വേ പിന്നെ എന്താണ് അക്ഷയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇത് തിരുത്താൻ വേണ്ടി നിൽക്കുന്നവരാ. *നോട്ട്‌ ക്ലിയർ* അതെ അതെ.അതെ അതെ. അത് പിന്നെ വേറെ കാര്യം ഒരു തിരുത്തൽ വന്ന അവർക്ക് തെറ്റ് വരുന്നതാണ് അക്ഷയക്കാർക്ക് ഏറ്റവും ലാഭകരം. ആൾകാർ ഓരോ പ്രാവശ്യവും ആ. അതെ അവർക്കും അയ്യോ അതുമല്ല ഇത് സത്യം പറഞ്ഞ ഇതിൽ ഈ തിരുത്തല് ഇത് തിരുത്താനുള്ള ഒരു ഏഹ് എന്താ പറയാ?*നോട്ട്‌ ക്ലിയർ* ഇത്തിരിം കൂടെ കൂടുതലായിട്ട് മറ്റെ ഒരു സ്റ്റാ സ്റ്റാർട്ട് ചെയാം തന്നെയാണ് തോന്നുന്നേ. കാരണം ഇപ്പോ നമ്മുക്ക് അക്ഷയി പോയി കഴിഞ്ഞ വളി വെട്ടിന്റെ അത് ഒരു ദിവസം നമ്മുടെ പോയി കിട്ടും. ഒരു ആധാർ തിരുത്താൻ പോയ ഒരു ദിവസം പോയി കിട്ടും.

അതുമല്ല സ്വാഭാവികമായിട്ടും അവിടുത്തെ സ്റ്റാഫിനെ ഏഹ് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല ഇത്രേം ആൾക്കാരെ ഹാൻഡിൽയിത് അവര് ഏഹ് അത്രേം ട്ടയേർ ട്ടയേർഡ് ആയിട്ട് ഇരിക്കിണ്ടാവ. അപ്പോ സ്വാഭാവികമായിട്ടും അവരെ പെട്ടന്ന് ഓടിച്ച് നോക്കി പിടുത്തം വിടും. അവര് ഡീറ്റെയില്‍ ആയിട്ട്

അപ്പോ ഞാനും ഇവിടെ ഇത്രേം പ്രേശ്നങ്ങൾ ഉണ്ടാവും അവിടേം അങ്ങെനെ ഒകെ തന്നെ ആണോ എന്ന് അറിയാൻ വേണ്ടീട്ടായിരുന്നു ഒന്ന് വിളിച്ചത് അപ്പോ എന്തായാലും ഇതിനെക്കാളും ഇവിടെത്തെക്കാളും പ്രേശ്നമാണ് അവിടെ എന്നുള്ളത് മനസിലായി. പിന്നെ അപ്പോ അങ്ങനെ എന്തായാലും ഈ കാര്യങ്ങൾ പറഞ്ഞത് വളരെ സന്തോഷം. കാര്യം നമ്മുക്ക് ഇതിനകത്ത് എന്താ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് അലോയിക്കണം. പിന്നെ എന്തായാലും നോക്ക ഞാനെ എനിക്കിപ്പോ ഓഫീസിലേക്ക് എറങ്ങണം അപ്പോ ഞാൻ എടക്ക് അവിടെ ചെന്നിട്ട് ഞാനൊന്ന് വിളിക്കാം. ഉം.